എൻറെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം
മിക്കവാറും മൻ കി ബാത്തിൽ നിങ്ങളുടെ ചോദ്യവർഷമാണ് ഉണ്ടാവുക
ഇപ്രാവശ്യം ഞാൻ വ്യത്യസ്തമായാണ് ചിന്തിക്കുന്നത്
ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം
അപ്പോൾ എന്റെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക
ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണ്ണം നേടിയ ആദ്യത്തെ ഭാരതീയൻ ആരായിരുന്നു
ഒളിമ്പിക്സിൽ ഏത് കളിയിലാണ് ഭാരതം ഇന്നേവരെ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ളത്
ഒളിമ്പിക്സിൽ ഏത് കായികതാരമാണ് ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിട്ടുള്ളത്
സൃഹൃത്തുക്കളേ നിങ്ങൾ എനിക്ക് ഉത്തരം അയച്ചാലും ഇല്ലെങ്കിലും മൈ ഗവ്ൽ ഒളിമ്പിക്സിനെ പറ്റിയുള്ള ക്വിസിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താൽ പല സമ്മാനങ്ങൾക്കും അർഹരാകും
അങ്ങനെയുള്ള ഒരുപാടു ചോദ്യങ്ങൾ മൈ ഗവ്ന്റെ റോഡ് ടു ടോക്കിയോ ക്വിസിൽ ഉണ്ട്
നിങ്ങൾ റോഡ് ടു ടോക്കിയോ ക്വിസിൽ പങ്കെടുക്കണം
ഭാരതം ആദ്യം എങ്ങനെയാണ് പ്രകടനം കാഴ്ചവെച്ചത് നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സിനായി ഇപ്പോൾ നമ്മുടെ തയ്യാറെടുപ്പ് എന്താണ് ഇതൊക്കെ സ്വയം അറിയണം
മറ്റുള്ളവർക്കും പറഞ്ഞുകൊടുക്കണം
ഞാൻ നിങ്ങളോടെല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ ക്വിസ് മത്സരത്തിൽ തീർച്ചയായും പങ്കെടുക്കണം
സുഹൃത്തുക്കളേ ടോക്കിയോ ഒളിമ്പിക്സിനെ പറ്റി പറയുമ്പോൾ മിൽഖാ സിംഗിനെ പോലെയുള്ള ഇതിഹാസതാരത്തെ ആർക്ക് മറക്കാനാകും കുറച്ചു ദിവസങ്ങൾക്കു മുൻപാണ് കൊറോണ അദ്ദേഹത്തെ നമ്മിൽ നിന്ന് അകറ്റിയത്
അദ്ദേഹം ആശുപത്രിയിൽ ആയിരുന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തോടു സംസാരിക്കാൻ അവസരം കിട്ടി
സംസാരിച്ചുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അങ്ങ് 1964 ൽ ടോക്കിയോ ഒളിമ്പിക്സിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ചു
അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മുടെ കളിക്കാർ ഒളിമ്പിക്സിനായി ടോക്കിയോയിലേക്ക് പോകുമ്പോൾ അങ്ങ് നമ്മുടെ കായികതാരങ്ങളുടെ മനോബലം വർദ്ധിപ്പിക്കണം
അവരെ ആവശ്യമുള്ള സന്ദേശങ്ങൾ കൊടുത്ത് പ്രേരിപ്പിക്കണം
അദ്ദേഹം കളിയുടെ കാര്യത്തിൽ വളരെ സമർപ്പിതനും ഭാവുകനുമായിരുന്നതുകൊണ്ട് അസുഖമായിട്ടു കൂടി പെട്ടെന്ന് സമ്മതം മൂളി
പക്ഷേ നിർഭാഗ്യമെന്നു പറയട്ടെ വിധി മറ്റൊന്നായിരുന്നു
എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് 2014 ൽ അദ്ദേഹം സൂറത്തിൽ വന്നിരുന്നു
ഞങ്ങൾ ഒരു രാത്രി മാരത്തോണിൻറെ ഉദ്ഘാടനം നടത്തി
ആ സമയത്ത് അദ്ദേഹത്തോട് നടത്തിയ കുശലപ്രശ്നങ്ങൾ കളികളെപ്പറ്റി നടത്തിയ പരാമർശങ്ങൾ അതുകൊണ്ടൊക്കെ എനിക്കും വലിയ പ്രേരണ കിട്ടി
നമുക്കെല്ലാവർക്കും അറിയാം മിൽഖാ സിംഗിൻറെ കുടുംബം സ്പോർട്സിൽ സമർപ്പിതരാണ്
ഭാരതത്തിൻറെ അന്തസ്സ് ഉയർത്തിയവരാണ്
സുഹൃത്തുക്കളേ കഴിവ് സമർപ്പണ മനോഭാവം നിശ്ചയദാർഢ്യം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഒരാൾ ചാമ്പ്യനായിത്തീരുന്നത്
നമ്മുടെ നാട്ടിൽ ഏറെയും കളിക്കാർ കൊച്ചുകൊച്ചു പട്ടണങ്ങൾ ചെറിയ നഗരങ്ങൾ ഗ്രാമങ്ങൾ എന്നിവയിൽ നിന്നാണ് വരുന്നത്
ടോക്കിയോയിലേക്ക് പോകുന്ന നമ്മുടെ ഒളിമ്പിക് സംഘത്തിലും നമുക്ക് പ്രേരണയേകുന്ന പല കളിക്കാരുമുണ്ട്
നമ്മുടെ ശ്രീ പ്രവീൺ ജാധവിനെ പറ്റി കേട്ടാൽ നിങ്ങൾക്കും തോന്നും എത്ര കഠിനമായ സംഘർഷങ്ങളിലൂടെ കടന്നാണ് അദ്ദേഹം ഇവിടെ എത്തിയതെന്ന്
പ്രവീൺ ജാധവ് മഹാരാഷ്ട്രയിലെ സതാരാ ജില്ലയിലുള്ള ഒരു ഗ്രാമവാസിയാണ്
അദ്ദേഹം അമ്പെയ്ത്തിൽ പ്രാവീണ്യമുള്ളയാളാണ്
അദ്ദേഹത്തിൻറെ മാതാപിതാക്കൾ കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്തുന്നത്
ഇന്നിപ്പോൾ അവരുടെ പുത്രൻ അദ്ദേഹത്തിൻറെ ആദ്യത്തെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ടോക്കിയോയിലേക്ക് പോകുന്നു
ഇത് അദ്ദേഹത്തിൻറെ മാതാപിതാക്കൾക്കു മാത്രമല്ല നമുക്കെല്ലാവർക്കും എത്ര അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്
അതേപോലെ മറ്റൊരു താരം ശ്രീമതി നേഹാ ഗോയൽ ആണ്
ടോക്കിയോയിലേക്ക് പോകുന്ന മഹിളാ ഹോക്കി ടീമിലെ അംഗമാണ് നേഹ
അവരുടെ അമ്മയും സഹോദരിമാരും സൈക്കിൾ ഫാക്ടറിയിൽ ജോലി ചെയ്താണ് വീട്ടുചെലവ് നടത്തുന്നത്
നേഹയെപ്പോലെ തന്നെ ശ്രീമതി ദീപികാ കുമാരിയുടെ ജീവിതയാത്രയും കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ്
ദീപികയുടെ പിതാവ് ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്
അവരുടെ അമ്മ നഴ്സും
ഇപ്പോൾ നോക്കൂ ദീപിക ടോക്കിയോ ഒളിമ്പിക്സിൽ ഭാരതത്തിൽ നിന്നുള്ള ഒരേയൊരു അമ്പെയ്ത്തുകാരിയാണ്
ലോകത്തിലെ ഒന്നാംനമ്പർ അമ്പെയ്ത്തു താരമായിട്ടുള്ള ദീപികയ്ക്ക് നമ്മുടെ എല്ലാവരുടേയും ശുഭാശംസകൾ
സുഹൃത്തുക്കളേ ജീവിതത്തിൽ നാം എവിടെ എത്തിയാലും എത്ര ഉന്നതങ്ങൾ കീഴടക്കിയാലും മണ്ണിനോടുള്ള ഈ അടുപ്പം നമ്മേ നമ്മുടെ വേരുകളോട് ബന്ധിച്ചു നിർത്തുന്നു
സംഘർഷമയമായ ദിവസങ്ങൾക്കുശേഷം കരഗതമാകുന്ന വിജയത്തിൻറെ ആനന്ദം ഒന്നു വേറെതന്നെയാണ്
ടോക്കിയോയിലേക്കു പോകുന്ന നമ്മുടെ കളിക്കാർ കുട്ടിക്കാലത്ത് ഉപകരണങ്ങളുടേയും വിഭവങ്ങളുടേയുമൊക്കെ കാര്യത്തിൽ അഭാവം നേരിട്ടിട്ടുണ്ട്
എന്നാൽ അവർ ഉറച്ചുനിന്നു ഒരുമിച്ചു നിന്നു
ഉത്തർപ്രദേശിലുള്ള മുസഫർ നഗറിലെ പ്രിയങ്കാ ഗോസ്വാമിയുടെ ജീവിതവും നമ്മെ പലതും പഠിപ്പിക്കുന്നു
പ്രയങ്കയുടെ അച്ഛൻ ബസ് കണ്ടക്ടറാണ്
കുട്ടിക്കാലത്ത് പ്രിയങ്കയ്ക്ക് മെഡൽ നേടുന്ന കളിക്കാർക്ക് കിട്ടുന്ന ബാഗ് വളരെ ഇഷ്ടമായിരുന്നു
ഈ ആകർഷണം കാരണമാണ് അവർ റേസ് വാക്കിംഗ് മത്സരത്തിൽ ആദ്യമായി പങ്കെടുത്തത്
ഇന്നിപ്പോൾ അവർ ഇതിലെ മികച്ച താരമാണ്
ജാവലിൻ ത്രോയിൽ പങ്കെടുക്കുന്ന ശ്രീ ശിവപാൽ സിംഗ് ബനാറസുകാരനാണ്
ശ്രീ ശിവപാലിൻറെ കുടുംബം മൊത്തം ഈ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
ഇദ്ദേഹത്തിൻറെ അച്ഛൻ ചിറ്റപ്പൻ സഹോദരൻ തുടങ്ങിയവരൊക്കെ ജാവലിൻ ത്രോയിൽ മികവുറ്റവരാണ്
കുടുംബത്തിൻറെ ഈ പാരമ്പര്യം ടോക്കിയോ ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് പ്രയോജനപ്പെടും
ടോക്കിയോ ഒളിമ്പിക്സിനു പോകുന്ന ചിരാഗ് ഷെട്ടിയുടേയും അദ്ദേഹത്തിൻറെ പങ്കാളി സാത്വിക് സായി രാജിൻറെയും ധൈര്യവും നമുക്ക് പ്രേരണയാകുന്നു
ഈ അടുത്തകാലത്ത് ചിരാഗിൻറെ അപ്പൂപ്പൻ കൊറോണ ബാധിച്ച് മരിച്ചു
സാത്വികും കഴിഞ്ഞവർഷം കൊറോണ പോസിറ്റീവായി
എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ശേഷവും ഇവർ രണ്ടുപേരും പുരുഷ വിഭാഗം ഷട്ടിൽ ഡബിൾസിൽ അവരുടെ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെയ്ക്കാനുള്ള തയ്യാറെടുപ്പിൽ വ്യാപൃതരാണ്
മറ്റൊരു കളിക്കാരനെ പരിചയപ്പെടുത്തിത്തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു
അദ്ദേഹമാണ് ഹരിയാനയിലെ ഭിവാനി നിവാസി ശ്രീ മനീഷ് കൌശിക്
ശ്രീ മനീഷ് കർഷക കുടുംബത്തിൽപ്പെട്ട ആളാണ്
കുട്ടിക്കാലത്ത് വയലിൽ പണിയെടുത്ത് പണിയെടുത്ത് മനീഷിന് ബോക്സിംഗിൽ താല്പര്യമായി
ഇന്ന് ആ താല്പര്യം അദ്ദേഹത്തെ ടോക്കിയോയിലേക്ക് കൊണ്ടുപോവുകയാണ്
വേറൊരു കളിക്കാരി ശ്രീമതി സി എ ഭവാനി ദേവിയാണ്
പേര് ഭവാനി എന്നാണ്
ആൾ വാൾപ്പയറ്റിൽ താരവും
ചെന്നൈയിൽ താമിസിക്കുന്ന ഭവാനി ഒളിമ്പിക്സ് യോഗ്യത നേടിയ ആദ്യത്തെ ഭാരതീയ വനിതാ ഫെൻസിംഗ് താരമാണ്
ഞാൻ എവിടെയോ വായിക്കുകയുണ്ടായി ഭവാനിയുടെ പരിശീലനം തുടരുന്നതിലേക്കായി അവരുടെ അമ്മ സ്വന്തം ആഭരണങ്ങൾ പോലും പണയം വെച്ചെന്ന്
സുഹൃത്തുക്കളേ ഇങ്ങനെ അസംഖ്യം പേരുണ്ട്
എന്നാൽ മൻ കി ബാത്തിൽ ഇന്നെനിക്ക് കുറച്ചുപേരുടെ കാര്യം പറയാനേ കഴിഞ്ഞുള്ളൂ
ടോക്കിയോയിലേക്കു പോകുന്ന ഓരോ കളിക്കാരനും തൻറേതായ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് വർഷങ്ങളോളം പ്രയത്നിച്ചിട്ടുണ്ട്
അവർ അവർക്കുവേണ്ടി മാത്രമല്ല പോകുന്നത്
ദേശത്തിനു വേണ്ടിയാണ്
ഈ കളിക്കാർക്ക് ദേശത്തിന്റ യശസ്സ് ഉയർത്തണം
ഒപ്പം ആളുകളുടെ മനവും കവരണം
അതുകൊണ്ട് എൻറെ ദേശവാസികളേ ഞാൻ നിങ്ങളോടും പറയുന്നു നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഈ കളിക്കാരെ സമ്മർദ്ദത്തിലാക്കരുത്
എന്നാൽ തുറന്ന മനസ്സോടെ ഇവർക്കൊപ്പം നിൽക്കണം
ഓരോ കളിക്കാരൻറേയും ഉത്സാഹം വർദ്ധിപ്പിക്കണം
സോഷ്യൽ മീഡിയയിൽ Cheer4Indiaയിൽ നിങ്ങൾക്ക് ഈ കളിക്കാർക്ക് ശുഭാശംസകൾ അർപ്പിക്കാനാവും
നിങ്ങൾ വേറെ ചിലതു കൂടി പുതുമയുള്ളതായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായും ആവാം
നമ്മുടെ കളിക്കാർക്കുവേണ്ടി രാഷ്ട്രം ഒത്തൊരുമിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയം തോന്നുകയാണെങ്കിൽ അതെനിക്ക് തീർച്ചയായും അയച്ചു തരിക
നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ടോക്കിയോയിലേക്കു പോകുന്ന നമ്മുടെ കളിക്കാരെ പിന്തുണയ്ക്കാം
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളേ കൊറോണയ്ക്ക് എതിരായി നമ്മൾ ദേശവാസികളുടെ യുദ്ധം തുടരുകയാണ്
പക്ഷേ ഈ യുദ്ധത്തിൽ നാം എല്ലാവരും ഒന്നായി ചേർന്ന് പല അസാധാരണമായ നേട്ടങ്ങളും കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്
കുറച്ചുദിവസം മുൻപ് നമ്മുടെ രാജ്യം ഒരു അഭൂതപൂർവ്വമായ തുടക്കം കുറിച്ചു
ജൂൺ 21ാം തീയതി വാക്സിൻ ദൌത്യത്തിൻറെ അടുത്ത ഘട്ടം ആരംഭിച്ചു
അന്നേദിവസം 86 ലക്ഷത്തിലേറെ ആളുകൾക്ക് സൌജന്യമായി വാക്സിൻ നൽകി എന്ന റെക്കോർഡും ഉണ്ടാക്കിയെടുത്തു
അതും ഒരു ദിവസത്തിനുള്ളിൽ
ഇത്രവലിയ സംഖ്യയിൽ ഭാരതസർക്കാരിൻറെ ഭാഗത്തുനിന്ന് സൌജന്യമായി വാക്സിനേഷൻ അതും ഒറ്റദിവസം കൊണ്ട് സ്വാഭാവികമാണ് ഇതിനെപ്പറ്റി ധാരാളം ചർച്ചയും ഉണ്ടായി
സുഹൃത്തുക്കളേ ഒരുവർഷം മുൻപ് എല്ലാവരുടേയും മുൻപിൽ ചോദ്യം ഇതായിരുന്നു വാക്സിനേഷൻ എപ്പോൾ എത്തും ഇന്ന് നാം ഒറ്റദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ വാക്സിൻ സൌജന്യമായി കുത്തിവെയ്ക്കുകയാണ്
ഇതാണ് പുതിയ ഭാരതത്തിന്റെ ശക്തി
സുഹൃത്തുക്കളേ വാക്സിൻറെ സുരക്ഷ രാജ്യത്തെ ഓരോ പൌരനും ലഭിക്കുന്നതിലേക്കായി നമുക്ക് നിരന്തരം പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്
പലയിടങ്ങളിലും വാക്സിൻ ഹെസിറ്റൻസിക്ക് അറുതി വരുത്തുന്നതിനു വേണ്ടി പല സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും മുന്നോട്ടു വന്നിട്ടുണ്ട്
എല്ലാവരും ഒത്തൊരുമിച്ച് വളരെ നല്ലരീതിയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്
പോകാം നമുക്കിന്ന് ഒരു ഗ്രാമത്തിലേക്കു പോകാം
അവരുമായി സംവദിക്കാം
വാക്സിനെ കുറിച്ച് അറിയുന്നതിലേക്കായി മദ്ധ്യപ്രദേശിലെ ബൈത്തൂൽ ജില്ലയിൽപ്പെട്ട ഡുലാരിയാ ഗ്രാമത്തിലേക്കു പോകാം
നമസ്കാർ
നമസ്തേജി
എൻറെ പേര് രാജേഷ് ഹിരാവേ
ഗ്രാമപഞ്ചായത്ത് ഡുലാരിയാ ഭീംപുർ ബ്ലോക്ക്
ശ്രീ രാജേഷ് ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിൽ കൊറോണയുടെ സ്ഥിതി എന്താണെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ ചെയ്തത്
സർ ഇവിടെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല
ഇപ്പോൾ ആളുകൾക്ക് അസുഖമൊന്നുമില്ലേ
ഗ്രാമത്തിൻറെ ജനസംഖ്യ എത്രവരും എത്ര ആളുകളുണ്ട് ഗ്രാമത്തിൽ
ഗ്രാമത്തിൽ 462 പുരുഷന്മാരുണ്ട്
332 സ്ത്രീകളും സർ
ഓഹോ ശ്രീ രാജേഷ് താങ്കൾ വാക്സിൻ എടുത്തുവോ
ഇതുവരെ എടുത്തിട്ടില്ല
ങേ എന്തുകൊണ്ട് എടുത്തില്ല
സർ ഇവിടെ ചില ആളുകൾ വാട്സാപ്പിൽ കുറെ സംശയങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി സർ
അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഭയമുണ്ടോ
അതേ സർ
ഗ്രാമം മൊത്തം സംശയം പ്രചരിപ്പിച്ചിരിക്കുകയാണ് സർ
അയ്യോ താങ്കൾ എന്താണീ പറയുന്നത് നോക്കൂ ശ്രീ രാജേഷ് എനിക്ക് താങ്കളോടും എല്ലാ ഗ്രാമങ്ങളിലുമുള്ള എൻറെ സഹോദരീ സഹോദരന്മാരോടും പറയാനുള്ളത് ഭയമുണ്ടെങ്കിൽ അത് കളയണമെന്നാണ്
നമ്മുടെ രാജ്യം മൊത്തം 31 കോടിയിലധികം ആളുകൾ വാക്സിൻറെ കുത്തിവെയ്പ് എടുത്തുകഴിഞ്ഞു
താങ്കൾക്കറിയില്ലേ ഞാൻ തന്നെ രണ്ടു ഡോസ് എടുത്തുകഴിഞ്ഞു
അതേ സർ
എൻറെ അമ്മയുടെ പ്രായം ഏതാണ്ട് നൂറുവർഷത്തിന് അടുത്തെത്തി
അവരും രണ്ടു ഡോസ് എടുത്തുകഴിഞ്ഞു
ചിലപ്പോൾ ചിലർക്ക് ഇതുകൊണ്ട് പനിയും മറ്റും വരാറുണ്ട്
പക്ഷേ അത് വെറും സാധാരണമാണ്
കുറച്ചു മണിക്കൂറുകളിലേക്കു മാത്രം
നോക്കൂ വാക്സിൻ എടുക്കാതിരിക്കുന്നത് അപകടകരമായേക്കാം
ഇതുകൊണ്ട് താങ്കൾ സ്വയം അപകടത്തിൽപ്പെടുന്നു
ഒപ്പം കുടുംബത്തേയും ഗ്രാമത്തേയും അപകടത്തിൽപ്പെടുത്തുന്നു
അതുകൊണ്ട് ശ്രീ രാജേഷ് എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുക
എന്നിട്ട് ഗ്രാമത്തിൽ എല്ലാവരോടും പറയുക ഭാരതസർക്കാർ സൌജന്യമായിട്ട് വാക്സിൻ കൊടുക്കുന്നുണ്ടെന്ന്
18 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും ഇത് സൌജന്യ വാക്സിനേഷനാണ്
അപ്പോൾ താങ്കളും ഗ്രാമത്തിലെ ആളുകളോടു പറയുക ഗ്രാമത്തിൽ ഈ ഭയത്തിന്റെ അന്തരീക്ഷത്തിന് യാതൊരു കാരണവുമില്ലെന്ന്
കാരണം ഇതാണ് സർ
കുറെ ആളുകൾ തെറ്റിദ്ധാരണ പരത്തി
അതുകേട്ട് ആളുകൾ ഒരുപാട് പേടിച്ചു
ഉദാഹരണത്തിന് വാക്സിൻ എടുക്കുമ്പോൾ പനി വരുന്നു പനിയിൽ നിന്ന് മറ്റ് അസുഖങ്ങൾ പരക്കും
അതായത് ആളുകൾ മരിക്കുമെന്നു വരെയുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചു
നോക്കൂ ഇന്ന് റേഡിയോ ടി വി ഇത്രയധികം വാർത്തകൾ ലഭിക്കുന്നു
അതുകൊണ്ട് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്
നോക്കൂ ഞാൻ നിങ്ങളോടു പറയുന്നു ഭാരതത്തിലെ അനേകം ഗ്രാമങ്ങളിൽ എല്ലാ ആളുകളും വാക്സിൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു
അതായത് ഗ്രാമത്തിലെ നൂറു ശതമാനം ആളുകളും
ഞാൻ താങ്കൾക്കൊരു ഉദാഹരണം തരാം
കാശ്മീരിൽ ബാന്ദീപുര എന്ന ഒരു ജില്ലയുണ്ട്
ഈ ബാന്ദീപുര ജില്ലയിൽ വെയൻ ഗ്രാമത്തിലെ ആളുകൾ ചേർന്ന് 100 ശതമാനം വാക്സിൻ എന്ന ലക്ഷ്യം ഉറപ്പിച്ചു
അത് പൂര്ണ്ണമാക്കുകയും ചെയ്തു
ഇന്ന് കശ്മീരിലുള്ള ഈ ഗ്രാമത്തിലെ 18 വയസ്സിനു മുകളിലുള്ള എല്ലാ ആളുകളും കുത്തിവെച്ചു കഴിഞ്ഞു
നാഗാലാൻഡിലെയും മൂന്ന് ഗ്രാമങ്ങളെ കുറിച്ച് എനിക്ക് വിവരം കിട്ടുകയുണ്ടായി
അവിടെയും എല്ലാ ആളുകളും 100 ശതമാനം കുത്തിവെയ്പ് നടത്തിയെന്ന്
സർ
ശ്രീ രാജേഷ് താങ്കളും സ്വന്തം ഗ്രാമത്തിലും അടുത്തുള്ള ഗ്രാമത്തിലും ഇക്കാര്യമെത്തിക്കണം
ഇത് വെറും ഭയം മാത്രമാണ്
അപ്പോൾ ഭയത്തിന് ഉത്തരം ഇതാണ് താങ്കളും സ്വയം കുത്തിവെയ്പ് എടുത്ത് എല്ലാവരേയും ബോദ്ധ്യപ്പെടുത്തിക്കൊടുക്കണം
ചെയ്യില്ലേ താങ്കൾ
ശരി സർ
ഉറപ്പായിട്ടും ചെയ്യുമോ
അതെ സർ
അങ്ങയോടു സംസാരിച്ചതുകൊണ്ട് എനിക്കു തോന്നുന്നു എനിക്കും കുത്തിവെയ്പ് എടുക്കണമെന്ന്
ആളുകളേയും ഇതിനുവേണ്ടി പ്രേരിപ്പിക്കണമെന്ന്
ശരി ഗ്രാമത്തിൽ മറ്റാരെങ്കിലുമുണ്ടോ എനിക്ക് സംസാരിക്കാൻ
ഉണ്ട് സർ
ആര് സംസാരിക്കും
ഹലോ സർ നമസ്കാരം
നമസ്തേ ജി ആരാണ് സംസാരിക്കുന്നത്
സർ എൻറെ പേര് കിശോരിലാൽ ദൂർവെ എന്നാണ്
എങ്കിൽ ശ്രീ കിശോരി ലാൽ ഇപ്പോൾ ശ്രീ രജേഷുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു
അതെ സർ
അദ്ദേഹം വളരെ ദുഃഖിതനായി പറയുന്നുണ്ടായിരുന്നു വാക്സിനെ ചൊല്ലി ആളുകൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന്
താങ്കളും അങ്ങനെ വല്ലതും കേട്ടുവോ
അങ്ങനെ കേട്ടു സർ
എന്തു കേട്ടു
അടുത്ത് മഹാരാഷ്ട്രക്കാരാണ് സർ
അതുകൊണ്ട് അവിടെ നിന്ന് ചില ബന്ധങ്ങളുള്ള ആളുകൾ അതായത് ചില ഊഹാപോഹങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട്
വാക്സിൻ എടുത്തതുകൊണ്ട് ആളുകളൊക്കെ മരിക്കുകയാണെന്ന്
ചിലർ രോഗികളാവുന്നു
സർ ആളുകൾക്ക് ഒരുപാട് ആശങ്കയുണ്ട് സർ
അതുകൊണ്ട് എടുക്കുന്നില്ല സർ
പറയുന്നതെന്താണ് ഇപ്പോൾ കൊറോണ പോയി
അങ്ങനെയാണോ പറയുന്നത്
കൊറോണ കൊണ്ട് ഒന്നും സംഭവിക്കില്ല അങ്ങനെയാണോ പറയുന്നത്
കൊറോണ പോയെന്നു പറയുന്നില്ല സർ
കൊറോണ ഉണ്ടെന്നാണ് പറയുന്നത്
പക്ഷേ വാക്സിൻ എടുത്താൽ അതിനർത്ഥം അസുഖം പിടിപെടുന്നു എല്ലാവരും മരിക്കുന്നു
ഈ സ്ഥിതിയാണ് അവർ പറയുന്നത് സർ
വാക്സിൻ കാരണം മരിക്കുന്നെന്ന്
ഞങ്ങളുടെ പ്രദേശം ആദിവാസി പ്രദേശമാണ് സർ
അങ്ങനെയുള്ളവർ പെട്ടെന്ന് പേടിച്ചു പോകും
സംശയം പരത്തുന്നതുകൊണ്ട് ആളുകൾ വാക്സിൻ എടുക്കുന്നില്ല സർ
നോക്കൂ ശ്രീ കിശോരി ലാൽ ഈ ഊഹാപോഹങ്ങൾ പരത്തുന്ന ആളുകൾ ഊഹാപോഹങ്ങൾ പരത്തിക്കൊണ്ടേയിരിക്കും
നമുക്ക് ജീവൻ രക്ഷിക്കണം
നമ്മുടെ ഗ്രാമീണരെ രക്ഷിക്കണം
നമ്മുടെ ദേശവാസികളെ രക്ഷിക്കണം
ആരെങ്കിലും കൊറോണ പോയി എന്നുപറഞ്ഞാൽ അങ്ങനെയുള്ള വിശ്വാസത്തിൽ പെട്ടുപോകരുത്
ഈ അസുഖങ്ങൾ അങ്ങനെയുള്ളതാണ്
ഇതിന് ബഹുരൂപങ്ങളാണുള്ളത്
അത് രൂപം മാറും
പുതിയ പുതിയ നിറവും തരവുമൊക്കെ ധരിച്ച് വരും
അതിൽനിന്ന് രക്ഷപ്പെടാനായി നമ്മുടെ പക്കൽ രണ്ടു വഴിയുണ്ട്
ഒന്ന് കൊറോണ പ്രോട്ടോക്കോൾ പാലിക്കുക മാസ്ക് ധരിക്കുക സോപ്പുകൊണ്ട് വീണ്ടും വീണ്ടും കൈ കഴുകുക അകലം പാലിക്കുക
രണ്ടാമത്തേ മാർഗ്ഗമാണ് ഇതിനോടൊപ്പം വാക്സിൻ സ്വീകരിക്കുക അതും ഒരു നല്ല സരക്ഷാ കവചമാണ്
ശരി കിശോരി ലാൽ ഇതു പറയൂ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ താങ്കൾ അവരെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത് താങ്കൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമോ അതോ താങ്കളും കിംവദന്തികളിൽ വിശ്വസിച്ചു പോകുമോ
എന്ത് മനസ്സിലാക്കാനാണ് സർ
അവ കൂടുതലാകുമ്പോൾ ഞങ്ങളും ഭയഭീതരായിപ്പോകില്ലേ സർ
നോക്കൂ ശ്രീ കിശോരി ലാൽ
ഇന്ന് ഞാനും താങ്കളും തമ്മിൽ സംസാരിച്ചു
താങ്കൾ എൻറെ സുഹൃത്താണ്
അതെ സർ
താങ്കൾ ഭയപ്പെടാൻ പാടില്ല
ജനങ്ങളുടെ ഭയത്തെ ദൂരീകരിക്കേണ്ടതുണ്ട്
ദൂരീകരിക്കുമോ
അതെ ദൂരീകരിക്കും സർ
ജനങ്ങളുടെ ഭയത്തേയും ദൂരീകരിക്കും
ഞാനും ഈ ദൌത്യത്തിൽ പങ്കാളിയാകുകയും ചെയ്യും
നോക്കൂ കിംവദന്തികളെ ഒരു കാരണവശാലും ശ്രദ്ധിക്കരുത്
കിംവദന്തികളെ തീർച്ചയായും അവഗണിക്കണം
സർ അങ്ങനെ ചെയ്യാം
താങ്കൾക്കറിയാമല്ലോ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ എത്രയോ കഠിനപ്രയത്നം ചെയ്താണ് ഈ വാക്സിനുകൾ നിർമ്മിച്ചിരിക്കുന്നത്
വർഷം മുഴുവനും അവർ കഠിനപ്രയത്നം ചെയ്തിരിക്കുന്നു
അതുകൊണ്ട് നമുക്ക് ശാസ്ത്രത്തെ വിശ്വസിക്കേണ്ടതുണ്ട് ശാസ്ത്രജ്ഞന്മാരെയും
പിന്നെ അസത്യം പ്രചരിപ്പിക്കുന്നവരെ തുടരെ തുടരെ പറഞ്ഞു മനസ്സിലാക്കാനും നോക്കൂ സഹോദരന്മാരെ
അങ്ങനെ സംഭവിക്കില്ല
ഇത്രയും ജനങ്ങൾ വാക്സിൻ എടുത്തുകഴിഞ്ഞു
ഒന്നും സംഭവിക്കില്ല
പിന്നെ എല്ലാവരും കിംവദന്തികളിൽ വിശ്വസിക്കാതെ സൂക്ഷിക്കണം
ഗ്രാമത്തെ രക്ഷപ്പെടുത്തണം
പിന്നെ ശ്രീ രാജേഷ് ശ്രീ കിശോരി ലാൽ നിങ്ങളെപ്പോലെയുള്ള സുഹൃത്തുക്കളോട് ഞാൻ പറയും നിങ്ങൾ നിങ്ങളുടെ ഗ്രാമങ്ങളിൽ മാത്രമല്ല മറ്റു ഗ്രാമങ്ങളിലും ഇതുപോലെയുള്ള കിംവദന്തികളെ തടയുന്നതിനുള്ള ശ്രമങ്ങളും നടത്തുക
ജനങ്ങളോട് പറയുകയും ചെയ്യുക ഞാനുമായി ഇതെപ്പറ്റി സംസാരിച്ചിട്ടും ഉണ്ട് എന്ന്
ഞങ്ങൾക്ക് ബോദ്ധ്യമായി
ഇത് പറഞ്ഞുകൊടുക്കാം
ജനങ്ങളെ പറഞ്ഞു ബോദ്ധ്യപ്പെടുത്താം സർ
നോക്കൂ നിങ്ങളുടെ മുഴുവൻ ഗ്രാമത്തെയും എൻറെ എല്ലാവിധ ഭാവുകങ്ങളും അറിയിക്കുക
അങ്ങനെ ചെയ്യാം സർ
എന്നിട്ട് എല്ലാവരോടും പറയുക എപ്പോഴായാലും തങ്ങളുടെ ഊഴം വരുമ്പോൾ വാക്സിൻ തീർച്ചയായും എടുക്കണം
ശരി സർ
ഗ്രാമത്തിലെ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും വാക്സിൻ നൽകണം
ഈ പ്രചരണത്തിൽ കൂടുതൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുകയും സജീവമായി അവരെ കൂടെ നിർത്തുകയും ചെയ്യുക
ചിലപ്പോഴെല്ലാം അമ്മമാരും സഹോദരിമാരും മറ്റും പറഞ്ഞാൽ ജനങ്ങൾ പെട്ടെന്ന് അനുസരിക്കും
നിങ്ങളുടെ ഗ്രാമത്തിലെ വാക്സിനേഷൻ പൂർത്തിയായാൽ നിങ്ങൾ എന്നെ അറിയിക്കുമോ
തീർച്ചയായും സർ
അറിയിക്കും
തീർച്ചയായും അറിയിക്കുക
നോക്കൂ ഞാൻ നിങ്ങളുടെ കത്ത് പ്രതീക്ഷിക്കും
ശരി നടക്കട്ടെ
ശ്രീ രാജേഷ് ശ്രീ കിശോരി ലാൽ വളരെ വളരെ നന്ദി
നിങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ
നന്ദി സർ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ
അങ്ങേക്ക് വളരെ വളരെയധികം നന്ദി
സുഹൃത്തുക്കളേ ഭാരതത്തിലെ ഗ്രാമീണ ജനങ്ങൾ നമ്മുടെ വനവാസികളും ആദിവാസികളുമായ സഹോദരീ സഹോദരന്മാർ
ഈ കൊറോണക്കാലത്തും എങ്ങനെയാണോ അവരുടെ കഴിവും വിവേകവും തെളിയിച്ചു കാണിച്ചു കൊടുത്തതെന്ന് എന്നെങ്കിലും ഒരുനാൾ ലോകത്തിനു മുന്നിൽ ഒരു കേസ് സ്റ്റഡിക്കുള്ള വിഷയമാകുക തന്നെ ചെയ്യും
ഗ്രാമീണ ജനങ്ങൾ ക്വാറൻറൈൻ സെൻററുകൾ നിർമ്മിച്ചു
തദ്ദേശീയമായ ആവശ്യങ്ങൾ പരിഹരിച്ച് കോവിഡ് പ്രോട്ടോകോൾ ഉണ്ടാക്കി
ഗ്രാമീണ ജനങ്ങൾ ആരെയും വിശന്നിരിക്കുവാൻ അനുവദിച്ചില്ല
സമീപ നഗരങ്ങളിൽ പാലും പച്ചക്കറിയും എല്ലാം നിത്യേന എത്തിച്ചുകൊടുത്തു കൊണ്ടിരുന്നു
ഇവയെല്ലാം ഗ്രാമങ്ങൾ ഉറപ്പുവരുത്തി
അതായത് സ്വയം നിറവേറ്റുകയും മറ്റുള്ളവരെ പരിപാലിക്കുകയും ചെയ്തു
ഇതെല്ലാം തന്നെ നമുക്ക് വാക്സിനേഷൻറെ മുന്നേറ്റത്തിലും അനുവർത്തിക്കേണ്ടതുണ്ട്
നാം സ്വയം ജാഗ്രത പുലർത്തുന്നതും മറ്റുള്ളവരെ ജാഗരൂകരാക്കേണ്ടതുമുണ്ട്
ഗ്രാമത്തിൽ ഓരോ വ്യക്തിയും വാക്സിൻ എടുക്കേണ്ടതുണ്ട്
ഇത് ഓരോ ഗ്രാമത്തിൻറെയും ലക്ഷ്യമായിരിക്കണം
ഇത് ഓർത്തുവെയ്ക്കണം
ഇത് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി പറയാൻ ഉദ്ദേശിക്കുന്നു
നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്നുതന്നെ ചോദിക്കുക
എല്ലാവരും ജയിക്കുവാൻ ആഗ്രഹിക്കുന്നു
എന്നാൽ നിർണ്ണായകമായ വിജയത്തിൻറെ മന്ത്രം എന്താണ് ആ മന്ത്രം ഇതാണ് നൈരന്തര്യം
അതുകൊണ്ട് നാം ഒരിക്കലും നിഷ്ക്രിയരാകാൻ പാടില്ല
നാം നിരന്തരം പ്രവർത്തന നിരതരായിരിക്കണം
നമുക്ക് കൊറോണയെ വിജയിച്ചേ മതിയാകൂ
അതിജീവിച്ചേ മതിയാകൂ
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളേ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു
മേഘങ്ങൾ പെയ്തിറങ്ങുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല
മേഘങ്ങൾ വരും തലമുറയ്ക്കു വേണ്ടി കൂടിയാണ് പെയ്യുന്നത്
മഴവെള്ളം ഭൂമിയിൽ ശേഖരിക്കപ്പെടുകയും ഭൂമിയുടെ ജലവിതാനം സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുന്നു
അതുകൊണ്ട് ഞാൻ ജലസംരക്ഷണത്തെ ദേശസേവനത്തിൻറെ തന്നെ ഒരു ഭാഗമായി കാണുന്നു
നിങ്ങളും കണ്ടിട്ടുണ്ടാകും നമ്മളിൽ പലരും ഈ പുണ്യത്തെ നമ്മുടെ ഉത്തരവാദിത്തമായി കരുതിപ്പോരുന്നു
ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഉത്തരാഖണ്ഡിലെ പൌഡിഗഡ്വാളിലെ ശ്രീ സച്ചിദാനന്ദ ഭാരതി
ശ്രീ ഭാരതി ഒരു അദ്ധ്യാപകനാണ്
അദ്ദേഹം തൻറെ പ്രവർത്തനത്തിൽക്കൂടിയും ജനങ്ങൾക്ക് നല്ല അറിവ് പകർന്നു നൽകിയിട്ടുണ്ട്
ഇന്ന് അദ്ദേഹത്തിൻറെ അദ്ധ്വാനത്തിൻറെ ഫലമായി പൌഡിഗഡവാളിലെ ഉഫരൈംഖാൽ പ്രദേശത്ത് ജലദൌർലഭ്യമെന്ന വലിയ പ്രശ്നം അവസാനിച്ചിരിക്കുന്നു
ഇവിടെ ജനങ്ങൾ ജലത്തിനുവേണ്ടി ദാഹിക്കുകയായിരുന്നു കേഴുകയായിരുന്നു
ഇന്നിവിടെ ജലക്ഷാമം പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്
സുഹൃത്തുക്കളേ പർവ്വതപ്രദേശങ്ങളിൽ ജലസംരക്ഷണത്തിനുള്ള പരമ്പരാഗതമായ രീതി നിലവിലുണ്ട്
ഇത് ചാൽഖാൽ എന്നാണ് അറിയപ്പെടുന്നത്
അത്യാവശ്യം വെള്ളം സംഭരിക്കാനായി വലിയ കുഴികൾ കുഴിക്കുക
ഈ സമ്പ്രദായത്തിൽ ശ്രീ ഭാരതി ചില നൂതന മാർഗ്ഗങ്ങൾ കൂടി സംയോജിപ്പിച്ചു
പ്രദേശത്ത് നിരന്തരമായി ചെറുതും വലുതുമായ കുളങ്ങൾ നിർമ്മിച്ചു
ഇതുകൊണ്ട് ഉഫരൈംഖാലിലെ കുന്നുകൾ ഹരിതാഭമായി എന്നുമാത്രമല്ല ജനങ്ങൾ കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും ഒഴിവായി
ഇതറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം
ഇപ്പോൾ തന്നെ ഭാരതി മുപ്പതിനായിരത്തിൽപ്പരം തടാകങ്ങൾ നിർമ്മിച്ചുകഴിഞ്ഞിരിക്കുന്നു
മുപ്പതിനായിരം അദ്ദേഹത്തിൻറെ ഈ ഭഗീരഥപ്രയത്നം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു
മാത്രമല്ല അദ്ദേഹം അനേകം പേർക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്
സുഹൃത്തുക്കളേ ഇതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ബാന്ദാ ജില്ലയിലെ അന്ധാവ് ഗ്രാമത്തിലെ ജനങ്ങളും തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്
അവർ തങ്ങളുടെ പ്രസ്ഥാനത്തിന് വളരെ രസകരമായ ഒരു പേരാണ് നൽകിയിരിക്കുന്നത്
വയലിലെ ജലം വയലിൽ ഗ്രാമത്തിലെ ജലം ഗ്രാമത്തിൽ
ഈ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്തി ഗ്രാമത്തിലെ അനേകം ഏക്കർ വയലുകളിൽ വലിയ ഉയർന്ന ചിറകൾ നിർമ്മിച്ചിരിക്കുകയാണ്
ഇതുകൊണ്ട് മഴവെള്ളം വയലുകളിൽ ശേഖരിക്കപ്പെടാനും ഭൂമിയിലേക്ക് താഴ്ന്ന് ഇറങ്ങാനും തുടങ്ങി
ഇപ്പോൾ ഈ ജനങ്ങൾ വയലുകളിലെ ചിറകളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്ക്കരിച്ചു വരികയാണ്
എന്നുവെച്ചാൽ ഇനി കർഷകർക്ക് ജലം വൃക്ഷങ്ങൾ പിന്നെ വനവും ഇവ മൂന്നും ലഭിച്ചുതുടങ്ങും
വിദൂരമായ പ്രദേശങ്ങളിൽ പോലും ഇതിൻറെ ഗുണഫലം ഉണ്ടാകും
സുഹൃത്തുക്കളേ ഇതിൽനിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാം നമ്മുടെ സമീപപ്രദേശങ്ങളിൽ ഏതു പ്രകാരത്തിലാണെങ്കിലും ജലം സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതു ചെയ്യണം
വളരെ പ്രാധാന്യമേറിയ ഈ മഴക്കാലത്തെ നാം നഷ്ടപ്പെടുത്താൻ പാടില്ല
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളേ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ എന്തെങ്കിലും ഔഷധഗുണമില്ലാത്ത സസ്യവർഗ്ഗം ഇല്ല
നമ്മുടെ ചുറ്റുപാടുകളിൽ അത്ഭുത ഗുണങ്ങളുള്ള എത്രയോ സസ്യജാലങ്ങളുണ്ട്
എന്നാൽ പലപ്പോഴും നമുക്ക് അവയെ കുറിച്ച് ഒരറിവും ഉണ്ടായിരിക്കില്ല
നൈനിറ്റാളിൽ നിന്ന് പരിതോഷ് എന്നൊരു സുഹൃത്ത് ഇതേ വിഷയത്തിൽ എനിക്കൊരു കത്തയച്ചിട്ടുണ്ട്
ചിറ്റമൃത് ഉൾപ്പെടെ അനേകം സസ്യവർഗ്ഗങ്ങളുടെ അത്ഭുതകരമായ ഔഷധഗുണങ്ങളെ കുറിച്ച് കൊറോണ വന്നതിനുശേഷം മാത്രമാണ് അറിവ് ലഭിച്ചത് എന്നാണ്
മൻ കി ബാത്തിലെ എല്ലാ ശ്രോതാക്കളോടും ഞാൻ ഈ വിവരം പങ്കുവെയ്ക്കുകയും അവരോട് തങ്ങളുടെ സമീപത്തുള്ള സസ്യവർഗ്ഗങ്ങളെ കുറിച്ച് അറിയണമെന്നും മറ്റുള്ളവരോട് അറിവ് പങ്കുവെയ്ക്കണമെന്നും പരിതോഷ് എന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്
വാസ്തവത്തിൽ ഇത് നമ്മുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃകമാണ്
ഇതിനെ നമുക്കു തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട്
ഈ വിഷയത്തിൽ മദ്ധ്യപ്രദേശിലെ സത്നയിലെ ഒരു സുഹൃത്ത് ശ്രീ രാംലോധൻ ശ്രമം നടത്തിയിട്ടുണ്ട്
രാംലോധൻ തൻറെ കൃഷിയിടത്തിൽ പ്രാദേശിക മ്യൂസിയം നിർമ്മിച്ചിട്ടുണ്ട്
ഈ മ്യൂസിയത്തിൽ അദ്ദേഹം നൂറുകണക്കിന് ഔഷധസസ്യങ്ങളും വിത്തുകളും ശേഖരിച്ചിട്ടുണ്ട്
അദ്ദേഹം ഇവ വളരെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്
ഇതു കൂടാതെ അദ്ദേഹം എല്ലാ വർഷവും പല ഇനങ്ങളിലുള്ള ഭാരതീയ ഇലക്കറികളും പച്ചക്കറികളും ഉല്പാദിപ്പിക്കുന്നു
ശ്രീ രാംലോധൻറെ ചെറിയ ഉദ്യാനം ഈ പ്രദേശത്തെ മ്യൂസിയം സന്ദർശിക്കുവാൻ ധാരാളം ആളുകൾ വരികയും അദ്ദേഹത്തിൽ നിന്നും ധാരാളം കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുന്നു
വാസ്തവത്തിൽ നാടിൻറെ വിവിധ ഭാഗങ്ങളിൽ അനുവർത്തിക്കപ്പെടാൻ ഉതകുന്ന ഒരു നല്ല പരീക്ഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്
നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെയുള്ള ശ്രമം നടത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത് ചെയ്യണമെന്നാണ്
ഇതുകൊണ്ട് നിങ്ങളുടെ വരുമാനത്തിന് ഒരു മാർഗ്ഗം തുറക്കപ്പെട്ടേക്കാം
തദ്ദേശീയമായ സസ്യവർഗ്ഗങ്ങളിൽക്കൂടി നിങ്ങളുടെ പ്രദേശം കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയേക്കാം എന്നൊരു പ്രയോജനം കൂടി ഇതിനുണ്ടായേക്കാം
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്നേക്ക് ഏതാനും ദിവസങ്ങൾക്കു ശേഷം ജൂലൈ ഒന്നിന് നാം നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആചരിക്കും
ഈ ദിവസം രാജ്യത്തെ മഹാനായ ചികിത്സകനും ഭരണകർത്താവുമായിരുന്ന ഡോക്ടർ ബി സി റായിയുടെ ജയന്തിക്കായി സമർപ്പിക്കപ്പെട്ട ദിനം കൂടിയാണ്
കൊറോണക്കാലത്ത് ഡോക്ടർമാരുടെ സംഭാവനയോട് നാമെല്ലാം കടപ്പെട്ടിരിക്കുന്നു
നമ്മുടെ ഡോക്ടർമാർ തങ്ങളുടെ ജീവനെ പോലും പരിഗണിക്കാതെ നമുക്ക് സേവനങ്ങൾ നൽകി
അതുകൊണ്ട് ഇത്തവണ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ഒരു പ്രത്യേകതയാണ്
സുഹൃത്തുക്കളേ മെഡിസിൻറെ ലോകത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഹിപ്പോക്രാറ്റസ് പറഞ്ഞിരുന്നു എവിടെ വൈദ്യശാസ്ത്രത്തോട് സ്നേഹമുണ്ടോ അവിടെ മനുഷ്യരാശിയോടും സ്നേഹമുണ്ട്
ഡോക്ടർമാർ ഇതേ സ്നേഹത്തിൻറെ ശക്തികൊണ്ടു തന്നെയാണ് നമുക്ക് സേവനം നൽകുന്നത്
അതുകൊണ്ട് അത്രതന്നെ സ്നേഹത്തോടെ അവർക്ക് നന്ദിയർപ്പിക്കുക അവർക്ക് ധൈര്യം പകരുക ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക നമ്മുടെ കടമയാണ്
അതുപോലെ നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരെ സഹായിക്കാനായി മുന്നോട്ടു വന്ന് പ്രവർത്തിക്കുവാനും ധാരാളം പേരുണ്ട്
ശ്രീനഗറിൽ നിന്നും ഇങ്ങനെയുള്ള ശ്രമത്തെ കുറിച്ചും എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്
ഇവിടെ ഡൽ തടാകത്തിൽ ഒരു ബോട്ട് ആംബുലൻസ് സർവ്വീസ് ആരംഭിച്ചിട്ടുണ്ട്
ഈ സേവനം ശ്രീനഗറിലെ ശ്രീ താരിഖ് അഹമ്മദ് പാട്ലോ ആണ് തുടങ്ങിയത്
ഇദ്ദേഹം ഒരു ഹൌസ്ബോട്ട് ഉടമയാണ്
അദ്ദേഹം കോവിഡ് 19 മായി പടവെട്ടാനെത്തിയ ആളാണ്
ഇതിൽ നിന്നാണ് അദ്ദേഹത്തിന് ആംബുലൻസ് സർവ്വീസ് തുടങ്ങുന്നതിനുള്ള പ്രചോദനം കിട്ടിയത്
അദ്ദേഹത്തിൻറെ ഈ ആംബുലൻസിൽ കൂടി ജനങ്ങളെ ജാഗരൂകരാക്കുന്നതിനുള്ള ഒരു കാര്യം ചെയ്യുന്നു
അദ്ദേഹം തുടർച്ചയായി ആംബുലൻസിൽ നിന്നും അനൌൺസ്മെൻറും നടത്തിവരുന്നു
ജനങ്ങൾ മാസ്ക് ധരിക്കുന്നതു മുതലുള്ള മറ്റെല്ലാ മുൻകരുതലുകളും എടുക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുകയാണ് ഉപദേശിക്കുകയാണ്
സുഹൃത്തുക്കളേ ഡോക്ടേഴ്സ് ഡേയോടൊപ്പം തന്നെ ജൂലൈ ഒന്നിന് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഡേയും ആചരിക്കപ്പെടുന്നുണ്ട്
ഞാൻ കുറച്ചു വർഷങ്ങൾക്കു മുൻപ് ചാർട്ടേഡ് അക്കൌണ്ടൻറ്മാരോട് ആഗോളതലത്തിലുള്ള ഭാരതീയ ഓഡിറ്റ് ഫാർമ്സ് എന്ന ഉപഹാരം ആവശ്യപ്പെട്ടിരുന്നു
ഇന്ന് ഞാൻ അക്കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു
സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത കൊണ്ടുവരുന്നതിനായി ചാർട്ടേഡ് അക്കൌണ്ടൻറ്സിന് വളരെ മെച്ചപ്പെട്ടതും സകാരാത്മകവുമായ പങ്ക് നിർവ്വഹിക്കാനാകും
ഞാൻ എല്ലാ ചാർട്ടേഡ് അക്കൌണ്ടൻറ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളേ കൊറോണയ്ക്കെതിരായ ഭാരതത്തിൻറെ പോരാട്ടത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്
ഈ പോരാട്ടത്തിൽ ഭാരതത്തിലെ ഓരോ വ്യക്തിയും പൌരനും അവൻറെ പങ്ക് നിർവ്വഹിച്ചിട്ടുണ്ട്
ഞാൻ മൻ കി ബാത്തിൽ പലരോടും ഇത് പരാമർശിച്ചിട്ടുണ്ട്
എന്നാൽ ചിലരെ കുറിച്ച് വേണ്ടത്ര പരാമർശിക്കപ്പെടുന്നില്ല എന്ന് ചിലർക്ക് പരാതിയുമുണ്ട്
അവർ ബാങ്ക് ഉദ്യോഗസ്ഥരാകട്ടെ അദ്ധ്യാപകരാകട്ടെ കച്ചവടക്കാരാകട്ടെ കടകളിൽ ജോലി എടുക്കുന്നവരാകട്ടെ വാച്ച്മാനാകട്ടെ പോസ്റ്റ്മാനാകട്ടെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരാകട്ടെ സത്യത്തിൽ ഈ പട്ടിക വളരെ നീണ്ടതാണ്
ഇവരെല്ലാം തന്നെ അവരവരുടെ പങ്ക് നിർവ്വഹിച്ചിരുന്നവരാണ്
സർക്കാരിലും ഭരണതലത്തിലും എത്രയോ പേർ വിവിധ തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
സുഹൃത്തുക്കളേ നിങ്ങൾ ഒരുപക്ഷേ ഭാരതസർക്കാരിൻറെ സെക്രട്ടറി ആയിരുന്നിട്ടുള്ള ഗുരുപ്രസാദ് മഹാപാത്രയുടെ പേര് കേട്ടിട്ടുണ്ടാകും
ഞാൻ ഇന്ന് മൻ കി ബാത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു
ഗുരുപ്രസാദിന് കൊറോണ പിടിപെട്ടിരുന്നു
അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു
ആശുപത്രിയിൽ ആയെങ്കിലും അദ്ദേഹം തൻറെ ജോലികൾ കൃത്യമായി ചെയ്തുപോന്നു
ഈ സമയത്ത് ഓക്സിജൻറെ ആവശ്യം വർദ്ധിച്ചു
തുടർന്ന് ഉല്പാദനം കൂട്ടേണ്ടി വന്നു ഇതിനുവേണ്ടി അദ്ദേഹം രാവും പകലും പ്രവർത്തിച്ചു
ഒരുവശത്ത് കോടതിയുടെ പ്രശ്നം മാധ്യമങ്ങളുടെ സമ്മർദ്ദം ഒരേസമയത്ത് പല യുദ്ധമുഖങ്ങളിൽ അദ്ദേഹം പൊരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു
രോഗസമയത്ത് അദ്ദേഹം തൻറെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചില്ല
അദ്ദേഹത്തെ വിലക്കിയെങ്കിലും അദ്ദേഹം ശാഠ്യം പിടിച്ച് ഓക്സിജനെ സംബന്ധിച്ച വീഡിയോ കോൺഫറൻസുകളിൽ പങ്കെടുത്തിരുന്നു
നാട്ടിലെ ജനങ്ങളെ കുറിച്ച് അദ്ദേഹം അത്രമാത്രം ആകുലപ്പെട്ടിരുന്നു
അദ്ദേഹം ആശുപത്രിയിലെ ബെഡിൽ തന്നെ തന്നെ അവഗണിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതിൽ മുഴുകുകയായിരുന്നു
അതിനെക്കാളും ദുഃഖകരമായ സംഭവം ഈ പോരാളിയെ രാജ്യത്തിന് നഷ്ടമായി എന്നതാണ്
കൊറോണ അദ്ദേഹത്തെ നമ്മിൽ നിന്നും അപഹരിച്ചു
ഇങ്ങനെ എണ്ണമറ്റ ആളുകൾ ഉണ്ട്
അവരെ കുറിച്ചൊന്നും ഒരിക്കലും പരാമർശിക്കപ്പെട്ടിട്ടില്ല
ഇങ്ങനെയുള്ള ഓരോ വ്യക്തികൾക്കും നാം സമർപ്പിക്കുന്ന ആദരാഞ്ജലി
നാം കോവിഡ് പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിക്കുകയും തീർച്ചയായും വാക്സിൻ എടുക്കുകയും ചെയ്യുക എന്നുള്ളതിയിരിക്കും
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളേ മൻ കി ബാത്തിലെ ഏറ്റവും നല്ല കാര്യം ഇതിൽ എന്നേക്കാളധികം നിങ്ങളുടെയെല്ലാം പങ്കാളിത്തം ഉണ്ടെന്നുള്ളതാണ്
ഞാനിപ്പോൾ മൈ ഗവ് ഇൽ ഒരു പോസ്റ്റ് കണ്ടു
ഇത് ചെന്നൈയിലെ ശ്രീ ആർ ഗുരുപ്രസാദിൻറേതാണ്
അദ്ദേഹം എന്താണ് എഴുതിയത് എന്നറിഞ്ഞാൽ നിങ്ങൾക്കും ഇഷ്ടമാകും
അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹം മൻ കി ബാത്ത് പരിപാടിയുടെ സ്ഥിരം ശ്രോതാവാണ് എന്നാണ്
ഗുരുപ്രസാദിൻറെ പോസ്റ്റിൽ നിന്ന് ഞാനിപ്പോൾ ചില വരികൾ ഇവിടെ പറയുന്നു
അദ്ദേഹം എഴുതിയിരിക്കുന്നു എപ്പോഴെല്ലാം താങ്കൾ തമിഴ്നാടിനെ കുറിച്ച് സംസാരിക്കുന്നുവോ അപ്പോൾ എൻറെ താല്പര്യം കുറച്ചുകൂടി വർദ്ധിക്കുന്നു
അങ്ങ് തമിഴ് ഭാഷയുടെയും സംസ്കാരത്തിൻറെയും മാഹാത്മ്യത്തെ കുറിച്ചും തമിഴ് ഉത്സവങ്ങളെ കുറിച്ചും തമിഴ്നാട്ടിലെ പ്രധാന സ്ഥലങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്
ശ്രീ ഗുരുപ്രസാദ് തുടരുന്നു മൻ കി ബാത്തിൽ ഞാൻ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ചും പലതവണ പറഞ്ഞിട്ടുണ്ട്
തിരുക്കുറളിനോട് അദ്ദേഹത്തിനുള്ള സ്നേഹവും തിരുവള്ളുവരെ കുറിച്ച് അദ്ദേഹത്തിനുള്ള ആദരവിനെ കുറിച്ചും എന്തുപറയാൻ അതുകൊണ്ട് ഞാൻ മൻ കി ബാത്തിൽ അങ്ങ് തമിഴ്നാടിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞുവോ അതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു ഇബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്
അങ്ങ് ഈ ഇബുക്കിനെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് സംസാരിക്കുകയും അത് നമോ ആപ്പിൽ റിലീസ് ചെയ്യുകയും ചെയ്യുമോ നന്ദി
ഞാൻ ശ്രീ ഗുരുപ്രസാദിൻറെ കത്ത് നിങ്ങളുടെ മുന്നിൽ വായിക്കുകയായിരുന്നു
ശ്രീ ഗുരുപ്രസാദ് നന്ദി
അങ്ങയുടെ ഈ പോസ്റ്റ് വായിച്ച് വളരെ സന്തോഷം ഉണ്ടായി
ഞാൻ തമിഴിനെ കുറിച്ച് അത്യധികം അഭിമാനം കൊള്ളുന്നു
ഞാൻ തമിഴ് സംസ്കാരത്തിൻറെ വലിയ ആരാധകനാണ്
ഞാൻ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ തമിഴിൻറെയും ആരാധകനാണ്
സുഹൃത്തുക്കളേ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷ നമ്മുടെ രാജ്യത്തിൻറേതാണ്
ഓരോ ഭാരതീയനും ഇതിൻറെ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കണം
അതിൽ അഭിമാനം കൊള്ളുകയും വേണം
ഞാനും തമിഴിൻറെ പേരിൽ വളരെ അഭിമാനം കൊള്ളുന്നു
ശ്രീ ഗുരുപ്രസാദ് താങ്കളുടെ പരിശ്രമം എനിക്ക് ഒരു പുതിയ കാഴ്ച തരുന്നതാണ്
കാരണം ഞാൻ മൻ കി ബാത്ത് പറയുമ്പോൾ സ്വാഭാവികമായും സരളമായ ശൈലിയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെയ്ക്കുന്നു
ഇതിന് ഗുണപരമായ ഒരു ഘടകം ഉണ്ടായിരുന്നു എന്നും എനിക്കറിയില്ലായിരുന്നു
താങ്കൾ പഴയ കാര്യങ്ങളെല്ലാം ശേഖരിച്ചപ്പോൾ ഞാനും അത് രണ്ടുതവണ വായിച്ചു
ശ്രീ ഗുരുപ്രസാദ് താങ്കളുടെ ഇബുക്ക് ഞാൻ നമോ ആപ്പിൽ തീർച്ചയായും അപ്ലോഡ് ചെയ്യിക്കാം
ഭാവിയിലെ പ്രവർത്തനങ്ങൾക്കായി താങ്കൾക്ക് വളരെ വളരെ ശുഭാശംസകൾ
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്നു നാം കൊറോണയുടെ കഷ്ടപ്പാടുകളേയും മുൻകരുതലുകളേയും കുറിച്ച് സംസാരിച്ചു
നാടിനെ കുറിച്ചും ദേശവാസികളുടെ പല നേട്ടങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തു
ഇനിയും ഇതിലും വലിയ അവസരം കൂടി നമ്മുടെ മുന്നിലുണ്ട്
ആഗസ്റ്റ് 15 വരാനിരിക്കുന്നു
സ്വാതന്ത്ര്യത്തിൻറെ 75 വർഷം പൂർത്തിയാകുന്നു
അമൃതമഹോത്സവം നമുക്ക് വളരെ പ്രേരണാദായകമാണ്
നാം നാടിനുവേണ്ടി ജീവിക്കാൻ പഠിക്കണം
സ്വാതന്ത്ര്യസമരം നാടിനുവേണ്ടി ജീവത്യാഗം ചെയ്തവരുടെയാണ്
സ്വാതന്ത്ര്യാനന്തരമുള്ള ഈ കാലത്തെ നമുക്ക് നാടിന് വേണ്ടി ജീവിക്കുന്നവരുടെ കഥയാക്കിത്തീർക്കണം
നമ്മുടെ മന്ത്രം ഇതായിരിക്കണം ഇന്ത്യയാണ് ഒന്നാമത്
നമ്മുടെ ഓരോ തീരുമാനവും ഇതായിരിക്കണം ഇന്ത്യയാണ് ഒന്നാമത്
സുഹൃത്തുക്കളെ അമൃതമഹോത്സവത്തിൽ രാജ്യം പല സാമൂഹിക ലക്ഷ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്
നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികളെ സ്മരിക്കാം
അവരുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട്
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മൻ കി ബാത്തിൽ ഞാൻ യുവാക്കളോട് സ്വാതന്ത്ര്യസമരത്തെ കുറിച്ച് ചരിത്രപരമായി ലേഖനം തയ്യാറാക്കാണം അതില് ഗവേഷണം നടത്തുകയും ചെയ്യുന്നതിനെ കുറിച്ച് അഭ്യർത്ഥിച്ചിരുന്നു
യുവ പ്രതിഭകൾ മുന്നോട്ടു വരികയും യുവ ചിന്തകൾക്ക് പുതിയ ഊർജ്ജം സംഭരിച്ച് എഴുതുകയും വേണമെന്നതാണ് അതിൻറെ ഉദ്ദേശ്യം
വളരെ കുറച്ചു സമയം കൊണ്ട് 2500 ലധികം യുവാക്കൾ ഈ ജോലി ഏറ്റെടുക്കുന്നതിൽ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു
സുഹൃത്തുക്കളേ താല്പര്യകരമായ കാര്യം ഇതാണ് 19 20 നൂറ്റാണ്ടുകളിലെ പോരാട്ടത്തെ കുറിച്ച് സാധാരണ പറയാറുണ്ട്
എന്നാൽ സന്തോഷകരമായ കാര്യം 21ാം നൂറ്റാണ്ടിൽ ജനിച്ച യുവാക്കൾ 19 20 നൂറ്റാണ്ടുകളിൽ സ്വാതന്ത്ര്യസമര പോരാട്ടം ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്
ഈ ആളുകൾ എല്ലാവരും മൈ ഗവ് ഇൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും അയച്ചിട്ടുണ്ട്
ഇവർ ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് കന്നഡ ബംഗ്ല തെലുങ്ക് മറാഠി മലയാളം ഗുജറാത്തി തുടങ്ങി രാജ്യത്തെ വിവിധ ഭാഷകളിൽ സ്വാതന്ത്ര്യസമരത്തെ കുറിച്ച് എഴുതി
ചിലതൊക്കെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടിരുന്ന നമ്മുടെ സമീപപ്രദേശങ്ങളെ കുറിച്ചുള്ള വിവരണം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു മറ്റു ചിലർ
ആദിവാസികളായ സ്വാതന്ത്ര്യസമര സേനാനികളെ കുറിച്ചുള്ള പുസ്തകം രചിച്ചുകൊണ്ടിരിക്കുന്നു
ഇതൊരു നല്ല തുടക്കമാണ്
എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് അമൃതമഹോത്സവവുമായി എങ്ങനെയൊക്കെയോ ബന്ധപ്പെടാമോ തീർച്ചായും അങ്ങനെയെല്ലാം ബന്ധപ്പെടുക
നാം സ്വാതന്ത്ര്യസമരത്തിൻറെ 75 ാം വാർഷികദിനത്തിന് സാക്ഷികളായി എന്നത് നമ്മുടെ വലിയ ഭാഗ്യമായി കരുതാം
അതുകൊണ്ട് അടുത്ത തവണ നാം മൻ കി ബാത്തിൽ കണ്ടുമുട്ടുമ്പോൾ അമൃതമഹോത്സവത്തെ കുറിച്ചും അതിൻറെ തയ്യാറെടുപ്പുകളെ കുറിച്ചും സംസാരിക്കാം
നിങ്ങളെല്ലാവരും സ്വസ്ഥമായിരിക്കുക
ആരോഗ്യത്തോടെയിരിക്കുക
കൊറോണയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക
നിങ്ങളുടെ പുതിയ പുതിയ പരിശ്രമങ്ങൾ കൊണ്ട് ഇതുപോലെ തന്നെ നാടിന് ശക്തി നൽകുക
ഈ ശുഭാശംസകളോടെ വളരെ വളരെ നന്ദി